ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്

നിങ്ങൾ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ്

മൂന്നാർ ആഹ് എങ്ങിനെയുണ്ട് അവിടുത്തെ പ്രകൃതിയൊക്കെ നിങ്ങൾ പ്രകൃതിയെ വളരെ ഇഷ്ടപ്പെടുന്നവരാണോ ഞാൻ യാത്ര പോകുന്നത് എപ്പോഴും അങ്ങിനെ ഉള്ള സ്ഥലങ്ങളിൽ ആണ് ആഹ് അഹ്. ആഹ് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഒരാളോട് ഇന്ന സ്ഥലത്തേക്കു പോകാൻ വേണ്ടി പറയാൻ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ഏത് സ്ഥലം റെക്കമെൻഡ് ചെയ്യും ഞാനിപ്പൊമ്മ് റെക്കമെൻഡ് ചെയ്യണെങ്കി ഞമ്മള് ഞമ്മളെ ഞമ്മളെ ഏരിയകൾ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നിക്കുന്നെ കണ്ണൂർ ആണ്

വിശദീകരിക്കാൻ പറ്റോ ഈ കൊറച്ച് പറീം ആഹ് ഒകെ

അതായത് ഞമ്മൾ ഇപ്പോം ഞമ്മള് എപ്പോഴും ആ ആദ്യം യാത്ര ചെയ്യുമ്പോ എല്ലാരും വിജാരിക്കെ ഞമ്മള് ഊട്ടിലേക് പോണം കൊടൈക്കനാൽ പോണം അങ്ങിനെ ദൂരെ ഉള്ള ഏരിയകൾ ഫേമസ് ആയ ഏരിയകളിലേക് പോകാൻ ആണ് എല്ലാവരും ചിന്തിക്കുക

പക്ഷെ ഞമ്മക് ഏറ്റവും കൂടുതൽ ഞമ്മള് കാണാതെ മിസ് ചെയ്ത അസ്ഥലങ്ങളായിരിക്കും ഞമ്മളെ സ്വന്തം നാട് ഞമ്മള് എവിടെയാണോ ഇപ്പൊ കണ്ണൂരാണെങ്കി ഞാൻ ഇപ്പൊ കണ്ണൂർ ആണ് ഞാൻ ഇപ്പൊ കണ്ണൂർ ഒരുപാട് സ്ഥലനങ്ങളൊന്നും കണ്ടിട്ടില്ല

അതാണ് അതാണ് ആദ്യം ചെയ്യണ്ടേ ഞമ്മളെപ്പോഴും ഞമ്മളെ സ്വന്തം നാട് ഇപ്പോഴും എക്‌സ്‌പ്ലോർ ചെയ്യേ മൊത്തം എക്‌സ്‌പ്ലോർ ചെയ്ത ശേഷം ഞമ്മള് പൊറത്തേക് പോവേ കാരണം ഒരുപാട് ഏരിയകൾ ഉണ്ടാവും ഞമ്മള് കവർ ചെയ്യാത്തെ എന്താ പറയാ പൊറം ലോകം അറിയാത്ത ഒരുപാട് നാടുകളുണ്ടാവും

ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ പറയാണെങ്കി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഒന്ന് നിങ്ങടെ നാട്ടിൽ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ നമ്മളെ നാട്ടിൽ ഉള്ളത് ഇപ്പോം ഇപ്പോം ജസ്റ്റ് പറയാണെങ്കിൽ ഇപ്പോം ഞമ്മളെ പൈതൽ മല പൈതൽ മല എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്

കണ്ണൂർ ആ പൈതൽ മല എല്ലാരും പൈതൽ മലയിലേക്കു ആണ് പുവ ഡയറക്റ്റ് പോവേ നേരെ പൈതൽ മല കാണാൻ വേണ്ടി പൈതൽ മലയിലേക്കു പക്ഷെ അതിനിടയിൽ പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു അദ്കാപുരി വെള്ളച്ചാട്ടം ഉണ്ട് മറ്റേ ചെമ്പേരി

അങ്ങിനെ ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ പൈതൽ മലയിൽ തന്നെ വേറൊരു മല കൂടി ഉണ്ട് അതെന്തെന്നുവെച്ചാൽ അതൊന്നും അറിയപ്പെടാത്ത ഒരു നാടുകളാണ്

ഏഹ് മറ്റേ ഇൻസ്റ്റാഗ്രാമിലും കണ്ട് പരിജയം ഉള്ള കൊറേ സ്ഥലങ്ങളുണ്ടാവും അത് അതില്ലാതെ അതെല്ലാത്ത അടുത്തേക് പോകാനാണ് ഇഷ്ട്ടം അതിലല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാട് ഉണ്ട് നമ്മക് കാണാൻ വേണ്ടിട്ട് എന്താ പറയാ നമ്മൾ കൂടുതൽ ക്രൗഡിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതൊക്കെ കാപട്യം അല്ലെ അതൊന്നും

അതൊന്നും യഥാർത്ഥത്തിൽ പ്രകൃതി ആസ്വദിക്കാൻ പോകുന്നെ അല്ല നമ്മൾ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ആഹ് ഞാൻ ഇന്ന സ്ഥലത്തേക്കു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലലോ

അഹ് ഞമ്മള് ആസ്വദിക്കാൻ പറ്റണം അതിനേറ്റവും നല്ലത് ക്രൗഡ് ഇല്ലാത്ത അസ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പോകുന്നതായിരിക്കും കണ്ണൂരിൽ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് ആഹ് പറഞ്ഞു തന്നതിന് നന്ദി ഉണ്ട്. പിന്നെ നിങ്ങൾ അവസാനം പോയ സ്ഥലം പറഞ്ഞതെവിടെയാണ്

അവിടെ ആഹ് പ്രകൃതി കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ അവിടെ തന്നെ നമുക്ക് ഒരുപാട് സ്‌പോട്ടിങ് നല്ല എന്താ പറയാ അഡ്വെഞ്ചർ പ്ലേയ്‌സസ് ഉണ്ട്

ഫാമിലി ഒന്നിച്ച് പോയതാണോ അതോ ഫ്രണ്ട്‌സ്

ഞാൻ ലാസ്റ്റ് പോയത് ഇതിപ്പോ ഫാമിലി ഒന്നിച്ചാണ് കാരണം ഇപ്പൊ ഞാൻ ഫാമിലിയെ കൂട്ടാതെ എവിടേം പോകാറില്ല

കേരളത്തിന് പൊറത്ത് ഇപ്പോം ഫാമിലി ഒന്നിച്ച് ഞാൻ അധിക ദൂരം ഒന്നും പോയില്ല മൈസൂർ ഊട്ടി ഒക്കെ പോയിട്ടൊള്ളു

ഇന്ത്യക്ക് പുറത്ത് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു കുറച്ച് കാലം

പിന്നെ അഹ് ഓണമിൽ പോയിരുന്നു ഖത്തർ

ആഹ് പിന്നെ നിങ്ങടെ നാട്ടിൽ തന്നെ ഇങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയതിന് വളരെ നന്ദിയുണ്ട്

നിങ്ങളെന്താ യാത്ര വിവരണം തന്നെയാണോ അതോ

ഓഹ് അതോ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണോ

ഞാൻ നിങ്ങളോട് ഒന്ന് ചോയ്ക്കട്ടെ നിങ്ങൾക്ക് ഏത് തരം യാത്രയാണ് ഇഷ്ട്ടം എനിക്കിങ്ങനെ പ്രകൃതിയാനെല്ലാം ഇഷ്ടമാണ് പിന്നെ എങ്ങിനെ എവിടേക്കെങ്കിലും പോയ മതി രാത്രി പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം

നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും നമ്മൾ ആദ്യം അത് എക്‌സ്‌പ്ലോർ ചെയ്തിട്ട് പ്രതേക പോകുന്നതെയിരിക്കും ഏറ്റവും നല്ലത് ആഹ് ഒകെ താങ്ക്സ് ഇങ്ങനെ പറഞ്ഞു തന്നതിന്ന് വളരേ നന്ദി അല്ലെങ്കിൽ മരിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കും നമ്മളെ സ്വന്തം നാട് തന്നെ കണ്ടില്ലലോ എന്ന്

നമ്മളൊരുപാട് നാട്ടിൽ പോയിട്ട് കാര്യമുണ്ടാവില്ല